നമസ്കാരം ആൽബർട്ട്. സുഖമായിരി

ഞാ ഇന്ന് നല്ല മഴയുണ്ടല്ലേ?

അതെ ഇവിടെയും നല്ല മഴയുണ്ട്.

ഇപ്പോൾ പക്ഷേ ഈ മാസത്തിൽ മഴ സാധാരണമല്ലല്ലോ? അതേ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയില് കണ്ടിരുന്നു. ഏഹ് ഇപ്പം മഴ സാധാരണ പെയ്യാറില്ല.

ആ സാധാരണമല്ലാത്ത മഴ എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ വൃതിയാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങള് നമ്മൾ നേരിടുന്നുണ്ടല്ലോ അതെ അത് വളരെ ശരിയാണ് ഇപ്പത്തെ കാലാവസ്ഥാവ്യതിയാനം നമ്മടെ

ഏഹ് ഓ ഏഹ് മൊത്തം കാലാവസ്ഥയെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.

ഉം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ആഗോളതാപനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വ്യത്യാസങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ശ്രേയക്ക് അതെ അത് അതെ അത് വളരെ ശരിയാണ് ആൽബർട്ട്. കാരണം ഇപ്പോൾ കൂടുതൽ പ്രതി പ്രകൃതി പ്രക്ഷോഭണങ്ങളും അത് അതുമൂലമുണ്ടാകുന്ന ഓ ഓരോ ദുരന്തങ്ങളും ഒക്കെ വളരെയധികം നമ്മളെ മനുഷ്യരെ ബാ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടു മൂന്നു വർഷം മുന്നേ കേരളത്തിൽ വന്ന പ്ര പ്രളയമാണെങ്കിൽ കൂടിയും എല്ലാം വളരെയധികം ഏഹ് എന്താ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ മനുഷ്യരെ എല്ലാരെയും ഭയങ്കരമായി ബാധിക്കുന്നുണ്ട് ഇപ്പൊ ആൽബർട്ട്ന് തന്നെ അറിയാല്ലോ? ഈ രണ്ടു മൂന്നു വർഷം മുന്നേ നമ്മൾ എത്രയധികം കഷ്ടപ്പെട്ടിരുന്നു ന്ന്. കാരണം ഒരു പ്ര പ്രളയം വന്നപ്പോൾ നമ്മുടെ വീടിനെയും നമ്മുടെ ഏഹ് പഠനത്തിനെയും

നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ അത് ഭയങ്കരമായി ബാധിച്ചില്ലേ? ആൽബർട്ടിന് എന്താണ് പറയാനുള്ളത് ഇതിനെപറ്റി?

ഞാനൊക്കെ ഒരു വളരെയധികം പേടിച്ചിരുന്ന ഒരു കാലയളവായിരുന്നു അത് കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ

അവിടെ ആഴ്ചകളോളം വൈദ്യുതി ഒന്നുമില്ലാതെ വൈദ്യുതി വിഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഏഹ് ആരെയും ബന്ധപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പൊ പക്ഷേ നമ്മള് ഇന്ന് നോക്കുവാണെങ്കില് ഇന്നും ഇപ്പോൾ ദുരന്തങ്ങൾ ഇപ്പോൾ ഒരു ഒന്നു രണ്ട് വർഷമായിട്ട് പ്രത്യേകിച്ച് ദുരന്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ വീണ്ടും പഴയ രീതിയിലേക്ക് പോവൂ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പണ്ട് ഈ പ്രകൃതിദുരന്തങ്ങളൊക്കെ ഒരുമിച്ചു വന്നപ്പോ ഏഹ് എന്താ ആൾക്കാര് നമ്മൾ മാറും നമ്മൾ മാറിയില്ലെങ്കിൽ ശരിയാകില്ല നമ്മൾ കൂടുതൽ ഏഹ് പ്രകൃതിരമണീയ പ്രകൃതിയുമായി

ഏഹ് പഴയ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ ഏഹ് ഓരോരോ പ്ലാസ്റ്റിക് കത്തിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ

വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇപ്പോ പുറത്തിറങ്ങി നടക്കാൻ പോലും ഇപ്പോ എനിക്ക് ഒരുപക്ഷേ തോ ഏഹ് ഭയ ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയും പൊടിയും ഏഹ് വയങ്കര വൃത്തികെട്ട ഏഹ് രീതിയിലുള്ള ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയും ഒക്കെയായികൊണ്ടിരിക്കുകയാണ്. അതെ അത് വളരെ ശരിയാണ് കാലാവസ്ഥ നമ്മളെ ഭയങ്കരമായി നമ്മുടെ നിലനിൽപ്പിനെയും നമ്മുടെ ഏഹ് നിരന്തര ജീവിതത്തിനെയും ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. ഓരോ ചെറിയ മാറ്റങ്ങളും നമ്മൾ മനുഷ്യരെ ഭയങ്കരമായി അത് അത് നമ്മൾ നമ്മളിലത് വളരെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു പത്ത് വർഷം മുന്നേയുള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ. ഇപ്പോ നമ്മൾക്ക് നേരത്തെ ആൽബർട്ട് പറഞ്ഞപോലെ നമ്മൾ മനുഷ്യരുടെ തന്നെ പ്രവർത്തി കാരണം കാലാവസ്ഥയിലും ഭയങ്കരമായ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം മഴ പെയ്യുന്ന മഴ മഴക്കാലമേയല്ല ഇപ്പോൾ പക്ഷേ അപ്രതീക്ഷിതമായി വളരെയധികം കനത്തമഴയുമൊക്കെ ഇണ്ടാവും ഇണ്ടാവുകയാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ പെട്ടെന്ന് ഭയങ്കര ചൂട് കൂടുന്നു ഭയങ്കര മഴ കൂടുന്നു അല്ലാതെ സാധാരണയൊരു കാലാവസ്ഥയല്ലാതെ ഇപ്പം ഭയങ്കര പെട്ടെന്നായി എന്തെങ്കിലും ഏഹ് ഭയങ്കരമായി മാറ്റങ്ങൾ വരുന്നത് അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്ക നമുക്ക് ഭയങ്കര പേടിയുണ്ടാകുന്നൊരു കാര്യമാണ് കാരണം നമുക്ക് ഇപ്പം ഈ നമ്മടെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ തന്നെ നോക്കുമ്പോ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പൊ പേടിയാണ് ഭയങ്കര

പിന്നെ അതു മാത്രമല്ല ഇപ്പോ മഞ്ഞ് ഒക്കെ ഭാഗ്യത്തിന് ഇവിടെ

മഞ്ഞോ അതിൻ്റെതായ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ഇവിടെ ഭയങ്കര

അതെ അതെ അതെ മഞ്ഞു മഞ്ഞു ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി പ്രശ്നം നമ്മള് അനുഭവിക്കേണ്ടി വന്നേനെ പക്ഷേ ഒരുതരത്തിലല്ലെങ്കിൽ മറ്റൊരു തരം തരത്തിൽ ഈ ആഗോളതാപനം മൂലമുള്ള ഈ മഞ്ഞുരുകൽ ഉണ്ടല്ലോ ഈ ധ്രുവ പ്രദേശങ്ങളിലുള്ള മഞ്ഞുരുകൽ

ഏഹ് വെള്ളത്തിൻ്റെ ഏഹ് കടലിലെ സമുദ്രനിരപ്പിനെ കൂട്ടിക്കൊണ്ട് അത് വളരെ ഏഹ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ഏഹ് വെള്ളം കയറും അപ്പോൾ സാധാ സാധാരണഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ കാലാവസ്ഥയിൽ വളരെ ദുഷ്കരമായ വ്യതിയാനങ്ങൾ ഉണ്ടാകും അപ്പോ ഇപ്പം ചില സമയത്ത് അപ്രതീക്ഷിതമായ മഴ അപ്രതീക്ഷിതമായ ഏഹ് കടൽക്ഷോഭങ്ങൾ ഇപ്പോൾ കടൽക്ഷോഭങ്ങളിലൊക്കെ എത്ര പേരാണ് പെട്ട് മരിക്കുന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ കാര്യം എടുത്തുനോക്കിയാൽ തന്നെയും പല പല പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തമിഴ്നാടും ഒറീസയും പോലുള്ള

ഇരയാകുന്നുണ്ട്. നമ്മളും ഈ അടുത്ത് ഏഹ് കഴിഞ്ഞൊരെടയ്ക്ക്

വളരെ ദുഷ്കരമായൊരു കാര്യമാണ് ഇത് ഇതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഏഹ് വായുമലിനീകരണവും അതുപോലെതന്നെ ആഗോളതാപനത്തിന് സഹായിക്കുന്ന പല വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആഗോളതാപനം നടക്കുന്നത്. ഇപ്പോൾ ഏഹ് നമ്മുടെ മുറികളിൽ ഒക്കെ നമ്മൾ ശീകരിക്കാൻകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം പുറപ്പെടുവി പുറപ്പെടുവിക്കുന്നത് വളരെ മലിനെ മലിനമായ വായുവാണ് പുറപ്പെടുവിക്കുന്നത് ഇതൊക്കെ ആഗോളതാപനത്തിന്

ഏഹ് ഓസോൺ പാളികളെയൊക്കെ നശിപ്പിച്ച് ഏഹ് ഈ ഹാനികരമായ സൂര്യപ്രകാശം വന്ന് നമുക്ക് ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അർബുദം പോലെയുള്ള ഈ മാരകമായ രോഗങ്ങൾ വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതെ അത് വളരെ ശരിയാണ് ആൽബർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ മനുഷ്യരിൽ വളരെയധികം രോഗത്തിൻ്റെ സാധ്യതകളും വിധമായ രോഗത്തിൻ്റെ ജീവിതശൈലി മൂലം നമുക്ക് ബാധിക്കുന്ന രോഗത്തിൻ്റെ സാധ്യതകളും വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോ പിന്നെ നേരത്തെ ആൽബർട്ട് പറഞ്ഞതുപോലെ തന്നെ ഏഹ്

ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ നമ്മൾ ചെടികളും മരങ്ങളൊക്കെ മുറിച്ചുമാറ്റാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ

കാരണം ഇത് ഇത് കാരണം വളരെ കാടുകൾ നശിക്കുകയാണ്. കാടുകൾ നശിക്കുന്നതു മൂലം നമ്മുടെ ഭൂമിക്ക് ഭൂമിയുടെ കാലാവസ്ഥയും ഭൂമിയുടെ ഒരു ഏഹ്

പല രീതിയിലുള്ള മൃഗങ്ങൾക്കും നമ്മൾ മനുഷ്യർക്ക് തന്നെ വീടുകളില്ലാതാവുന്നുണ്ട്. പിന്നെ കാലാവസ്ഥകൾ മൂലം കാലാവസ്ഥയിലെ ഭയങ്കരമായ മാറ്റങ്ങൾ മൂലം നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കപ്പെടുന്നുണ്ട്.

അതെ അതെ ശരിയാണ് ശരിയാണ് ഇപ്പോൾ ഈ വന നരീ വനനശീകരണത്തെ പറ്റി പറഞ്ഞല്ലോ വനനശീകരണം ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് കാരണം വന ഏഹ് വനങ്ങളാണ് അല്ലെങ്കിൽ മരങ്ങളാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ മഴയൊക്കെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതും. കാരണം ഈ മരങ്ങളിൽ കൂടെ പോകുന്ന വെള്ളമാണ് ബാഷ്പീകരിച്ച് അത് മഴയായി നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് അപ്പോ മരങ്ങൾ മുറിക്കും തോറും മഴ പെയ്യാനുള്ള അല്ലെങ്കിൽ മഴയുടെ ആ ഒരു ഏഹ് പ്രകൃതിദത്തമായ ഒരു സ്വഭാവം മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പിന്നെ മരങ്ങൾ മണ്ണൊലിപ്പിനെ തടയും കാരണം അവയുടെ വേരുകൾ മണ്ണിനെ പിടിച്ചുനിർത്താൻ സഹായിക്കുന്നതാണ്. അപ്പോ മരങ്ങൾ ഇല്ലാതായി കഴിയുമ്പോൾ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏഹ് ഈ മണ്ണൊലിപ്പ് അതേപോലെതന്നെ ഉരുൾപൊട്ടൽ അതേപോലെതന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്.

ഇതൊക്കെ എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ ഈ മലയോരപ്രദേശങ്ങളിലൊക്കെ ആൾക്കാര് എന്തോരം ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ഈ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാരണം മണ്ണൊലിപ്പൊക്കെ കാരണം ഇത് ശ്രേയ പറഞ്ഞത് വളരെ ശരിയാണ് അങ്ങനെ ഒരു പ്രശ്നം നിലവില് നമ്മുടെ സാഹചര്യത്തിലുണ്ട്. അതേ നമുക്ക് ഇനി ഇനി എനിക്ക് തോന്നുന്നു നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഈ കാലാവസ്ഥാവ്യതിയാനവും ആഗോളതാപനത്തിനുമൊക്കെ എതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കുക. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പ്രകൃതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളവയാണ് കാരണം ഈ ഈയൊരു നമ്മ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ വല്യ വല്യ മാറ്റങ്ങൾ നമ്മളെ നമുക്കിപ്പം അതൊരു വല്യ മാറ്റമായി തോന്നുന്നില്ലെങ്കിലും നമ്മളെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് തലമുറയെ അത് എത്രയധികം ബാധിക്കുമെന്നുള്ളൊരു ചിന്ത കൂടെ നമുക്ക് വേണംന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഈ വ വ്യ വൈദ്യുതിയും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായി

നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയെ സം ഏഹ് ഏഹ് സംരക്ഷിക്കാൻ എനിക്ക് തോനുന്നു നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന പൊട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യര് ഏഹ് അത് ഭയങ്കരമായി ഏഹ് മനുഷ്യർക്ക് എതിരെ ഏഹ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായി നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കാൻ ഏഹ് സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.

നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവിതലമുറ ഒരുപക്ഷേ ഇല്ലായ്മ തന്നെ ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവർ വളരെ നരകിച്ച് തന്നെ ജീവിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഭാവിയിൽ

ഇന്ന് ഇന്ന് തന്നെ നമ്മൾക്കറിയാം ഈ കുപ്പികളിലുള്ള വെള്ളം എത്രമാത്രം ഏഹ് പ്രശസ്തമാണെന്ന് കാരണം ആഹ് നല്ല വെള്ളം ഒന്നും എവിടെയും കിട്ടാനില്ല ഇതിന് കാശുകൊടുത്തു നമ്മൾ വെള്ളം മേടിക്കേണ്ട അവസ്ഥ ഒര അവസ്ഥയാണ് വരുന്നത് പിന്നെ ഈ വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറയുന്ന വളരെ വളരെ വലുതാണ് നമ്മള് ലിറ്റർ കണക്കിന് വെള്ളങ്ങൾ പതിന് ഇപ്പോ പതിനയ്യായിരം ലിറ്ററൊക്കെ നമ്മൾ കാശുകൊടുത്ത് വാങ്ങി അത് ഉപയോഗിച്ച് വളരെ തുച്ഛമായ രീതിയിൽ

രീതിയിലാണ് നമ്മൾ വലിയ പട്ടണങ്ങളിൽ ഒക്കെ ജീവിക്കുന്നത്. കാശുള്ളവർക്കത് വാങ്ങാൻ പറ്റുമായിരിക്കും പക്ഷേ കാശില്ലാത്ത ഒരു ജനത ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടല്ലോ? അവർക്ക് അവരൊക്കെ വളരെ ദുഷ്കരമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊന്നും ഒരു രീതിയിലുമുള്ള ഏഹ് വെള്ളത്തിനോ കുടി വെള്ളത്തിനുള്ള ഇതുമില്ലാതെ അവർ ഓരോ രോഗങ്ങൾ ഒക്കെ വന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ വലിയ നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ മലിനീകരിക്കും നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും

അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെതട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അത് ചെയ്യാൻ കാരണം നമ്മളിത് ബാധിക്കുന്നില്ല. പക്ഷേ അവർക്ക് വേറെ നിവൃത്തിയില്ല.

അങ്ങനത്തെ അവസ്ഥയൊക്കെ മാറ്റാൻ നമ്മളൊരു സാമൂഹ്യപ്രതിബദ്ധതയുള്ള ജനതയെ ആവുക എന്നത് മാത്രമേ നമ്മൾക്ക് മുമ്പിലുള്ള വഴിയൊള്ളു. അല്ലെങ്കിൽ നമ്മളിന്നീ കാണുന്ന ഈ സമൂഹം ഇല്ലായ്മ തന്നെ ചെയ്യപ്പെട്ടേക്കാം. പിന്നെ അവർ മരിച്ചുവീഴുന്നു നാളെ ഇതേപോലെ നമ്മളും മരിച്ചുവീഴും. അപ്പോ അതിന് ചെറുത്ത് നിൽക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജനതയുടെ തന്നെ ഒരു ആവശ്യമാണ്. അപ്പോളതിനായിട്ട് നമ്മക്ക് മുമ്പോട്ട് പ്രയത്നിക്കേണ്ടി വരും. അത് ഞാൻ അതിനോട് ഭയങ്കരമായി യോജിക്കുന്നു ആൽബർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏഹ് കൂടുതൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതുമാത്രമല്ല നേരത്തെ ആൽബർട്ട് പറഞ്ഞപോലെ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഏഹ് എല്ലാം ഭയങ്കരമായി ബാധിക്കുന്നത്. ഈയൊരു മാറ്റം ഭയങ്കരമായി ബാധിക്കുന്നത്, പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏഹ് ഇനി നമ്മൾ ഇതേപോലെ പ്രളയം പ്രളയവും അല്ലെങ്കിൽ വളരെ കാ കാലാവസ്ഥയിൽ ഭയങ്കര ഏഹ് ഭയങ്കര പൊട്ടയായിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായി അത്

നമ്മളിലന്നെ അത് ഭയങ്കരമായൊരു പേടി ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ നമ്മള് ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഈ കൊടും മഴ കൊടും ഇടിവെട്ട് അല്ലെങ്കിൽ കൊടും ചൂട് അല്ലെങ്കിൽ കൊടും മഞ്ഞ് ഏഹ് അങ്ങനെ പിന്നെ പ്രളയങ്ങൾ പോലെയുള്ള സുനാമി അതുപോലെയുള്ള

നീ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾക്ക് പറ്റാവുന്ന പോലെ നമ്മൾ

ഇങ്ങനത്തെ സമയങ്ങളിൽ ഇങ്ങനത്തെ ഏഹ് പൊട്ട സമയങ്ങളിൽ നമ്മൾ അങ്ങനത്തെയുള്ള ആൾക്കാരെ എല്ലാരും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ലാതെ നമ്മുടെ ഒപ്പം നമ്മുടെയുള്ള എല്ലാ നമ്മുടെ കൂടെയുള്ള എല്ലാ സഹജീവികളെയും നമ്മൾ സംരക്ഷിക്കേണ്ടി ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധിക്കുക അത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണംന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ വളരെ ശരിയാണത്. ഇപ്പോൾ ഇതിനെ മാറ്റാനുള്ളൊരു ഭാഗമായിട്ടെനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്നത് പൊതുഗഗാങ്ങൾ പൊതുഗതാഗതത്തിലോട്ട് നീങ്ങുക എന്നുള്ളതൊരു വളരെ നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്വ സ്വകാര്യവാഹനങ്ങളുപയോഗിക്കുമ്പോ അത്രയും കൂടുതൽ പ്രകൃതി മലിനീകരണമാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊതു ഗതാഗതത്തിൽ പോകുമ്പോൾ ഏഹ് കൊറെ പേർക്ക് ഒരു ഏഹ് വണ്ടി എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത് അതിപ്പോ ബസ്സായാലും ഏഹ് തീവണ്ടികളായലും കുറെയധികം പേരെ ഒരുമിച്ചു കൊണ്ടു പോകുമ്പോ ആ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഏഹ് ഇത്രയും പേർക്ക് ഉപയോഗിക്കുന്ന ഇന്ധനം മറ്റത് ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനം വളരെ കൂടുതലാണ്. അങ്ങനെ ഉപയോഗിക്കാൻ ഇനി നമക്ക് അധികകാലം സാധിക്കുകയുമില്ല കാരണം ഈ ഇന്ധനങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഇന്ധനങ്ങളാണ് ഇത് തീർന്നു പോകുന്നവയാണ് അത് ഇപ്പോൾ നമ്മുടെ ഓ ഈ ഇന്ധനത്തിൻ്റെ ഒക്കെ വില കേട്ടാൽ തന്നെ നമ്മൾ ഒരു സാധാരണക്കാരനൊരിക്കലും അത് താങ്ങാൻ പറ്റാവുന്നതിലധികമാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് പൊതു ഗതാഗതത്തിൽ നമ്മൾ പോ കൂടുതൽ ശ്രദ്ധ ഏഹ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് ആൽബർട്ട്. നമ്മൾക്കൊരു പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇത് വളരെ

നമ്മളെല്ലാർക്കും നമുക്കെല്ലാർക്കും ചർച്ച ചെയ്യേണ്ടത് തന്നെ ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളിനി നമ്മളിനി ഒരു പ്രാവശ്യം കൂടി കാണുമ്പോൾ ഇതിനെപ്പറ്റി വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആൽബർട്ട്.

അതെ എന്തായാലും പിന്നെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇനി കാലാവസ്ഥയുടെ ഈ പൊട്ട മാറ്റങ്ങളെ തടുക്കാൻ.